വർക്കലയിൽ പോയിട്ടുണ്ടോ

കൊല്ലത്തിന്റെ അടുത്താണല്ലോ വർക്കല അപ്പൊ അവിടെക്കൊന്ന് പൊയ്ക്കൂടേ അവിടെയൊക്ക പോണം അവിടെ അധികം നിന്നിട്ടില്ല അതുകൊണ്ടു പിന്നെ ങ്ഹാ ഒരു മാസം രണ്ടു മാസം പിന്നെ work നു അല്ലെ പോയിരുന്നെ ഒരു ദിവസം leave ഉം ഉണ്ടാവില്ല അപ്പൊ daily ഇങ്ങനെ പോയി പോരുമ്പോ എടക്കെപ്പഴെങ്കിലും ഒന്ന് പുറത്തു പോകും പിന്നെ അവിടത്തെ food അടിപൊളിയായിരുന്നു. കണ്ണൂർ തെ food കുഴപ്പമില്ല. നല്ല food ആയിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണൂർ ത്തെ food അടിപൊളിയാന്ന് അടിപൊളി അല്ല non veg സംഭവങ്ങളൊക്കെ. മറ്റേ അവിടത്തെ cocktail കുടിച്ചിട്ടുണ്ടോ?

തലശ്ശേരി ബിരിയാണിയോ ങ്ഹാ അതവിടന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയാൽ പിന്നെ അത് main അല്ലെ. അതേപോലെ കോഴിക്കോടൻ ബിരിയാണി, കോഴിക്കോടൻ ഹൽവ. കോഴിക്കോട് പോയപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്.

ങ്ഹാ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാതെ വേറെ വഴിയില്ലലോ. ങ്‌ഹും. പിന്നെ നീ

ങ്‌ഹും കല്യാണം നേരാം വണ്ണം വീട്ടുകാരൊക്കെ സമ്മതിച്ചു ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒളിച്ചോടും ഒളിച്ചോടണ്ട വക്കത്ത് ആയോ? വീട്ടുകാർ സമ്മതിക്കില്ല? വീട്ടിൽ സമ്മതിക്കുവോയെന്ന് അറിയത്തില്ല. നോക്കട്ടെ. വീട്ടിലൊന്നും അറിയത്തില്ല. വീട്ടില് പറയണം. ഉം എന്തായി അന്റെ കാര്യങ്ങളൊക്കെ എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മക്ക് രാവിലെയാവുന്നു അതുപോലെ രാത്രിയാവുന്നു. അതാണ് നമ്മടെ കാര്യങ്ങൾ വീട്ടിൽ എല്ലാർക്കും സുഖമല്ലേ? ഉമ്മയൊക്കെ എന്ത് പറയുന്നു? mother ഉം father ഉം

പെങ്ങൾ എനിക്കില്ല. എനിക്ക് cousin sister

ഓ അങ്ങനെ പിന്നെ എന്തൊക്കെയാ

പിന്നെ എന്താ വേറെ എന്താ വേറെയൊന്നുമില്ല. സുഖായിട്ടിരിക്കുന്നു. last ആയിട്ട് ഏത് movie യാ കണ്ടത് ഇപ്പൊ last പാച്ചുവും അദ്‌ഭുതവിളക്കുമാണ് കണ്ടത്. അത് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫഹദ് ഫാസിൽ നെ നല്ല ഇഷ്ടാ. അഭിനയം ഒരേ അടിപൊളിയായിട്ട് അഭിനയിക്കും ഞാൻ അടുത്താഴ്ചയിൽ പടം ഇറങ്ങുന്നുണ്ട് അത് ധ്രുവ്

ഇപ്പൊ crime thriller ഇറങ്ങിയിട്ടില്ലേ. അത് കാണണന്നുണ്ട്. എനിക്ക് അങ്ങനത്തെയൊക്കെ cinema നല്ല ഇഷ്ടാ. crime thriller, horror. പക്ഷെ കാണാൻ ഭയങ്കര പേടിയാണ്. എന്നാലും എനിക്ക് കാണണം. പേടിയാണെങ്കിലും എനിക്ക് കാണണം. അഞ്ചാം പാതിരക്കു ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു film കണ്ടിട്ടില്ലാന്നൊക്കെ എന്റെയൊരു friend പറയുകയുണ്ടായി. അവൻ ഏതു cinema ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പൊത്തന്നെ പോയി കാണും. ആഴ്ചയിൽ

അതൊരു killer movie യാ എന്താ ഇവന്റെ കുഞ്ചാക്കോ ബോബൻ ഇല്ലേ അവന്റെയൊരു

ഞാൻ അവിടെയവിടെ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു മൂന്നാളെ കൊല്ലുന്നത് മൂന്ന് police കാരെ

അതില് അതിൽ villain ഷറഫുദ്ധീൻ

ഷറഫുദ്ധീന് അതിനു ആഹ് ഷറഫുദീന്റെ character നു പേരെന്താന്നു

ബെഞ്ചമിൻ ലൂയിസ്

അടിപൊളി പേരാ ഈ പടൊക്കെ കാണുമ്പോ അങ്ങനെയൊക്കെ

വെറുതെ ഇങ്ങനെ കണ്ടിരുന്നു പോകാൻ വേണ്ടിയിട്ടാണ്

അതിനു ഒരുവിധപെട്ട എല്ലാ cinema യും ഏകദേശം ഒരു കഥയോടു ഒരു കഥ സാമ്യമുള്ള തിര തിരക്കഥയാണ്

കെജിഎഫ് ങ്ഹാ കുഴപ്പമില്ല. നല്ലൊരു പടം. ഒരു അടിപൊളി action movie

പക്ഷെ എനിക്ക് എനിക്ക് കെജിഎഫ് two എനിക്ക് ഇഷ്ടായില്ല. കെജിഎഫ് one ന്റെ അത്ര പോര കെജിഎഫ് two ഓ? three വരുന്നുണ്ട്. chapter three വരുന്നുണ്ടെന്നു കേട്ടു ല്ലേ chapter three വരുന്നുണ്ടല്ലോ. second ഭാഗത്തിൽ അത് കാണിക്കുന്നുണ്ട്

ഇഷ്ടപ്പെട്ട രാജ്യമേതാ? ഇഷ്ടപെട്ട രാജ്യോ? ങ്ഹാ എനിക്ക് എന്റെ രാജ്യം ഒട്ടും ഇഷ്ടമല്ല. കാരണം എന്താന്നു വെച്ചാൽ ഇവിടത്തെ നിയമങ്ങളും ഇതൊന്നും അത്ര പോര. ആരെന്തു ചെയ്താലും കൊലക്കേസും കുറെ കൊലക്കേസും പിന്നെ ആരെന്തു പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൊലപാതകം ചെയ്‌തിട്ടുണ്ടെങ്കിലും പൂമാലയിട്ടു പൂജിക്കുന്ന രാജ്യം. അതുകൊണ്ടു ഈ രാജ്യത്തിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഒക്കെ ഒരു ഭരണാധികാരി ആയിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ നിയമം full മാറ്റിമറിച്ചേനെ എന്താണതിൽ മാറ്റിമറിക്ക്യ അതൊന്നു പറഞ്ഞെ മാറ്റിമറിക്കയാന്ന് ഇപ്പൊ എന്താ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊക്കെ എന്തെങ്കിലും എഴുതിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും. അവടെ അത്രയും വൃത്തിയുള്ളതുമായിരിക്കും ഇവിടെ plastic നെ നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില്ലാച്ചാൽ അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കുന്നുകൂട്ടിയിട്ടിട്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളോടത്ത് അങ്ങനെയല്ല.

അതുമുണ്ട് നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്‌മ. ഇപ്പഴാണെച്ചാലോ ആൾക്കാര് ഇങ്ങനെ കൂടി വരികയാണ്. അതേപോലെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു train ദുരന്തം. ആൾക്കാരുടെ ശ്രദ്ധയില്ലായ്‌മ. അതേപോലെ കയ്യിട്ടല് കയ്യിട്ടു മാന്തൽ കുറെ പൈസ road ക്കൾ ഒക്കെ കണ്ടിട്ടില്ലേ. ബാക്കിയുള്ള road ക്കൾ കണ്ടിട്ടില്ലേ. അവർ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പകുതിയെങ്കിലും അതിലിക്ക് ചെലവഴിക്കും. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. full പകുതിയിലധികം pocket ലാക്കിയിട്ട് ബാക്കിയുള്ള അഞ്ചോ പത്തിനോവേണ്ടിയിട്ട് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് show ക്കുവേണ്ടിയിട്ട് മാത്രം പിന്നെ തൊഴിലില്ലായ്‌മ. നമ്മുടെ രാജ്യത്തിൽനിന്നു ഇപ്പൊ എല്ലാവരും പുറത്തു പോകുന്നു. പുറത്തുതെ വേണ്ടിയിട്ട്. എല്ലാവരും ഇപ്പൊ പുറത്തു ജോലി നോക്കാനല്ലേ ഇഷ്ടപ്പെടുന്നത് അതെയതെ. തന്റെ ആർക്കോ corona ബാധിച്ചിരുന്നില്ലേ. അതെങ്ങനെയുണ്ടായിരുന്നു corona time ൽ ഒക്കെ ഞാൻ പഠിക്കാ. അപ്പൊ ഭയങ്കര സന്തോഷായിരുന്നു. class ഇല്ലാന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ മരിക്കലും എന്റെ friend ന്റെ ഉപ്പ മരിച്ചു പോയി അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മരിക്കലും ഉണ്ടാക്കലുമൊക്കെയായിട്ട്. പിന്നെ അതുകൊണ്ടു ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ corona കുറവുണ്ടായിരുന്നു. പിന്നെ കൊലപാതകങ്ങൾക്കും പിടിക്കലിനുമൊക്കെ കുറവ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്.

അല്ല ബാക്കി. അല്ല മറ്റേ vaccine ഒക്കെ ചെയ്തായിരുന്നോ ഞാൻ vaccine ഒന്നും വെച്ചില്ല. എനിക്ക് ഒരു vaccine മാത്രേ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കി ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അതെന്താ കിട്ടാനില്ല? കിട്ടാനില്ലാഞ്ഞിട്ടല്ല. എനിക്ക് എന്തോ allergy, vomiting അങ്ങനത്തെ. എന്റെ ശരീരത്തിന് അല്ലെങ്കിലേ ഒന്നും താങ്ങത്തില്ല. അപ്പൊ അതും കൂടി ആവുമ്പൊ പറ്റൂല്ല. അപ്പൊ ഒരു vaccine മാത്രേ വെച്ചിട്ടുള്ളൂ വേറെയൊന്നും വെച്ചിട്ടില്ല. നീ എല്ലാ vaccine നും വെച്ചിട്ടുണ്ടൊ? ഞാൻ ഇപ്പൊ രണ്ട് vaccine വെച്ചിട്ടുണ്ട്. ഒരു vaccine കൂടിയുണ്ട്. booster അതുപക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ വെക്കണം. പുറത്തുപോകാനൊക്കെ plan ഉണ്ടോ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോകാൻ plan പോകാൻ plan . ഞാൻ നോക്കുന്നില്ല. എനിക്ക് നാട്ടിൽ നിക്കാനാ താല്പര്യം.

നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വെറുതെ

അതൊരു കല്യാണം കഴിച്ചാൽ എന്താ പൈസ കിട്ടുവോ സ്ത്രീധനം മേടിക്കാ അയിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം സ്ത്രീധനം വാങ്ങണത് തെറ്റാണ്. അതറിയില്ല? ഇന്ത്യയില് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റേ തടവിലാവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കായിരുന്നു. ഇല്ല. എന്നാലും പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീധനമൊക്കെ വാങ്ങുന്ന ആൾക്കാര് കുറവാണ്. ഇപ്പൊ എല്ലാവർക്കും കുറച്ചൊക്കെ അന്തം വന്നിട്ടുണ്ട്. അതുപോലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസോക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം freedom എല്ലാവർക്കും നൽകുന്നുണ്ട്. പക്ഷെ കുറെ പേര് misuse യ്യുന്നുണ്ട് freedom

വലിയ വലിയ കുറ്റങ്ങൾക്കായാലും അന്വേഷിച്ച് കണ്ടെത്തിയിട്ട്

അതിനു തക്കതായ ശിക്ഷ കൊടുക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ ഏതോ ഒരു പെൺകുട്ടിനെ എന്തോ ചെയ്തതിന് പൂമാലയിട്ട് പൂജിച്ച jail ലിൽ നിന്ന് വന്ന് പുറത്തിറങ്ങിയ അയാളെ പൂമാലയിട്ട് പൂജിക്കുന്ന് നോട്ടുമാല ഇടുന്ന് കാലുകഴുകി കൊടുക്കുന്ന്. അങ്ങിനെയൊക്കെയുള്ള ഈ രാജ്യത്തിനോട് എനിക്കെന്തോ ഒരു ഇതാ

കുറച്ചധികാരം കൂടുതൽ കൊടുക്കുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണന്റെ അഭിപ്രായം

ആ. അവർക്കു കുറച്ചു കൂടി ഒരു ആണിനെക്കാട്ടിലും പരിഗണന

പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന്. അത് സ്ത്രീകൾ ചില ആൾക്കാർ misuse യ്യുന്നുണ്ട്. അതായതു feminist കാരും അതുപോലെ അങ്ങനെ കുറെ സ്ത്രീസംഘടനകൾ ഇങ്ങനെ ഭരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും അധികാരം കൊടുക്കരുതെന്നാണോ നിന്റെ അഭിപ്രായം അധികാരം കൊടുക്കുന്നത് നല്ലതാ പക്ഷെ ഒരു പാകത്തിന് അപ്പൊ എന്താ നിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ ഇന്നത്തെ ഈ ഇന്ത്യനെപ്പറ്റി ഇന്ത്യനെ പറ്റിയിട്ട് എന്റെ കാഴ്ചപ്പാടെന്നു വെച്ചാൽ സ്ത്രീകൾ സുരക്ഷിതമായിട്ടൊന്നുമല്ല നടക്കുന്നെ. എന്നാലും പക്ഷെ ഇപ്പൊ പണ്ടത്തെ വെച്ചു അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പുരുഷന്മാരെകാട്ടിലും അവർക്ക് വിദ്യാഭ്യാസത്തിലും അതുപോലെ കുറച്ചു കൂടി bold ആണ് സ്ത്രീകള്. സ്ത്രീകളൊക്കെ പുറത്തുകൂടെ നടക്കുമ്പോൾ ഒന്നുഇല്ലെങ്ങിൽ സ്ത്രീകളുടെ കൈയിൽ ഒരു വല്ല കത്തിയോ അല്ലെങ്കിൽ ചെറിയ ഒരു attack വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ pepper spray എങ്കിലും ഉണ്ടാകും. അതൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒന്നുകൂടി bold ആണ്